ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവര് വിലയിരുത്തുന്നു അതായത് അടക്കം വേണം ഒതുക്കം വേണം ഇങ്ങനെയൊക്കെ പറയും ഇതേ സമയം എൻറെ ചേട്ടൻ പോയിട്ടാവുമ്പോ ചേട്ടനെന്തും ആവാം ആഹാരം കഴിച്ച് കഴിഞ്ഞ പാത്രം കഴുകി വെക്കണ്ട എഴുന്നേറ്റ് പോകാം ചേട്ടനെവിടെയും പോകാം അന്ന് എന്തും ചെയ്യാം എന്ത് വസ്ത്രവും ധരി എങ്ങനെയും നടക്കാം അഹ് അതൊനൊന്നും അവര് ഒരു പ്രശ്നോം പറയില്ല പക്ഷെ പെങ്കുട്ടി ആയതുകൊണ്ട് എന്താ മോളെ ഇങ്ങനെയൊന്നും നടക്കാൻ പാടില്ല ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇതൊക്കെ തെറ്റല്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതായത് ഞാനും ചേട്ടനും പഠിച്ചത് ഏകദേശം ഒരേ വിഷയമാണ് ഞങ്ങളിപ്പോ എന്താ പറയാ ജോലി ചെയ്യുന്നത് ചേട്ടൻ ജോലി ചെയ്യുന്നു ഞാൻ ജോലി ചെയ്യുന്നില്ല ഒരു വർഷം കൂടി കഴിഞ്ഞാൽ എനിക്കൊരു ജോലി കിട്ടും ഞാനെൻറെ സ്വന്തം കാലില് നിന്ന് എൻറെ ജീവിതം ഉണ്ടാക്കിയെടുക്കും അതിനിവർക്കാർക്കും എന്താ പറയാ ഒരു വേഷോ ഇല്ല അതെൻറെ മാത്രം ജീവിത പക്ഷെ ഇവർക്ക് പെങ്കുട്ടി ആയതിൻറെ പേരിൽ എൻറെ എന്താ പറയാ എൻറെ ജീവിതത്തിൽ ഒരുപാട് കടമയായിറ്റ് ഇങ്ങള് ഇവര് നടത്ത്ന്ന്ണ്ട് അതൊരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല അതിപ്പോ എന്താ നമ്മളിപ്പോ College ന്നാണ് നമ്മളിപ്പോ പറഞ്ഞ് തൊടങ്ങിയത് പിന്നെ Hostel ലെ പ്രശ്നണ് അതായത് പെൺകുട്ടികള് ഇങ്ങനെ ഒരുപാട് ദൂരെ എവിടെയും വിടൂല എവിടെയും പോകാൻ പ ലാ അങ്ങനെയാണ് ഇങ്ങനെയാണ് ന്നൊക്കെ അല്ലെ സത്യം പക്ഷെ നമ്മളിപ്പോം പൊതുവെയുള്ള കാര്യങ്ങളിലെത്തി അതാന്ന് ഈ സംഭവത്തിലിപ്പോ നടന്നോണ്ടിരിക്കുന്നത് ആഹ് ആൺ പെൺ എന്നുള്ള കാര്യത്തിൽ മാത്രല്ല ഇപ്പോം

ആഹ് അതെ അതിപ്പോ എന്താ നമ്മളടക്കം ചെറുതിലെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിറ്റില്ലെ അതായത് ഇത്ര ആൾക്കാരെ കൂടെ എന്ന പറയാ അതികം ഇടപഴകരുത് അവര് ചീത്തയാണ് അവര് നിങ്ങളെയും ചീത്തയാക്കും എന്നോടൊക്കെ പറഞ്ഞിറ്റുണ്ട് അതായത് നമ്മളിപ്പം പൊറത്ത് അതായത് കർണ്ണാടകത്തിലൊക്കെ പോകുമ്പോ അവിടേക്ക് ഒരുപാട് ഇത് ഇങ്ങനെയുള്ള ആൾക്കാര് വന്ന് നമ്മളെ അടുത്ത് അവരുടെ ചെല സമയത്ത് അവരുടെ പെരുമാറ്റം എനിക്ക് പ്രശ്നണ്ടാക്കറിണ്ട്

കാര്യങ്ങള് ഞാനും കൊറേ സ്ഥലത്തിന്ന് കേട്ടിട്ടിണ്ട് പക്ഷെ അവരെക്കുറിച്ചിപ്പം അവരെക്കുറിച്ചിപ്പം കൂടുതലായിറ്റ് അറിയാം അവരെന്താണെന്നോ എങ്ങനെയാണെന്നോ ഞാൻ മനസ്സിലാക്കിയത് കാരണം അവരും മനുഷ്യമ്മാരന്നെയാണ് പക്ഷെ ചില ശാരീരിക ബുദ്ധിമുട്ടുകള് അല്ലെങ്കില് ശാരീരികമായ മാറ്റങ്ങള് അവരിക്കിള്ളത് കൊണ്ട് മാത്രാണ് അവര് സമൂഹത്തില് വേറെ തന്നെ നില നിർ നി നിന്ന് പോയത് അത് പക്ഷെ നമ്മളവനെ അകറ്റി നിക്കണ്ട യാതൊരുവിധ കാര്യങ്ങളും നമ്മളിലൊരാളായി നമ്മളോടന്നെ ചേർത്ത് പിടിക്ക ഇപ്പൊ കണ്ടില്ലേ ഒരു Trance gender ആയിറ്റ് ഒരു പുരുഷൻ ഗർഭം ധരിച്ച് കുട്ടി ഇണ്ടായി പക്ഷെ കൊറച്ചാളുകള് അതിനെ അംഗീകരിച്ചോണ്ട് സംസാരിക്കുന്നു കൊറച്ചാളുകള് അതിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കില് അവനെന്താ അവനൊരു ആൺകുട്ടിയല്ലേ അവന് ഗർഭം ധരിക്കാൻ പാടുണ്ടോ എന്ന രീതിക്ക് കൊറച്ചാൾക്കാര് സംസാരിക്കുന്ന് നമ്മളെ സമൂഹം ഇങ്ങനെ ആയിപോയി നമ്മളിതിനെതിരെ നമ്മളെ തലമുറ അതിനെതിരെ ഒരു നല്ല രീതിക്കൊരു ഇത് ഇണ്ടാക്കിയെടു ആണ് വേണ്ടെന്ന എനിക്ക് തോന്നുന്നേ അതായത് നമ്മള് നമ്മളെ മക്കളെ നല്ല രീതിക്ക് അതായതിപ്പോ എനിക്കൊരു ആൺകുട്ടി ആണെങ്കില് ഒറപ്പായിട്ടും ഞാനവനെ ഇങ്ങനെ ഒന്നും ആവാൻ സമ്മതിക്കൂല അതിന് ഒരാളെയും കടന്നു കയറാൻ ഞാൻ അനുവദിക്കെ ഇല്ല അതുപോലെ ഇണ്ടാക്കി എടുക്കണ്ട എനിക്ക് തോന്നുന്ന് നിങ്ങള് Hostel ഇണ്ടല്ലോ നിങ്ങളെ നിങ്ങള് എല്ലാവരും ചേർന്ന് അതായത് Hostel ഇപ്പൊ ഒന്നോ രണ്ടോ കുട്ടികളല്ലല്ലോ ഇത്രയും പെണ്കുട്ടികളില്ലേ നിങ്ങളെല്ലാവരും എന്താ പറയാ വിദ്യാഭ്യാസം ഇള്ളോവരാണ് പഠിക്കുന്നവരാണ് എന്താ പറയാ സ്വാതന്ത്രത്തിൻറെ വില എത്ര മാത്രം ഉണ്ടെന്ന് നല്ലപോലെ അറിയുന്ന ആൾക്കാരാണ് ഓരോ ആൾക്കാരും ഓരോ കുട്ടിയുണ അതെ നിങ്ങള് എല്ലാരും കൂടി ഒന്ന് പ്രതിഷേധിച്ച് നിയമപരമായി മുന്നോട്ട് നീങ്ങിട്ടാവുമ്പോ എന്തായാലും ആറ് മണി എന്നുള്ള സമയം മാറ്റപ്പെടേണ്ട തന്നെയാണ് അതിപ്പോ ഇന്നാണെങ്കിലും

നാളെ ഇവര് പറയുവല്ലോ ആറ് മണിയുള്ളത് മാറ്റി വെളിച്ചം പോകുന്നത് അത് അഞ്ചര വരെയേ പറ്റുന്നൊക്കെ പറഞ്ഞിറ്റിണ്ടെങ്കില് അതും പിന്നെ നിങ്ങളങ്ങീകരിക്കെണ്ടി വരൂലേ

നല്ല രീതി തന്നെ പ്രതികരിക്കണം കൊറച്ച് ദിവസം കൂടി കാത്ത് നിന്നതിന് ശേഷം നിലപാടാണ് മുന്നോട്ട് കൊണ്ടുപോന്നെങ്കില് തീർച്ചയായും Hostel ലെ വിദ്യാർത്ഥിനികളെ എല്ലാരേയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടി മുന്നോട്ട് പോകണം എന്ന രീതിക്ക് തന്നെയാ ഞങ്ങളും ചിന്തിക്കുന്നത് നമ്മക്കെങ്കിലും നമ്മുടെ അടുത്ത തലമുറക്കെങ്കിലും കൊറച്ച് തൃപ്തിയിള്ള രീതിക്ക് പറഞ്ഞ് കൊടുക്കാം നമുക്ക് പറ്റിട്ടിണ്ടെങ്കില് വളരെ നല്ലതാ കാരണം നമ്മക്ക് നമ്മളെ മക്കളോട് പറയാ സ്ത്രീ പുരുഷ അല്ലെങ്കിൽ Transgender ന്നുള്ളേ ഒരു സംഭവം ഇവിടെ ഇല്ല എല്ലാവരും മനുഷ്യരാണ് എല്ലാവരുടെയും ലിംഗം ഒന്നാണ് എന്ന രീതിക്ക് നമ്മക്കെങ്കിലും നമ്മുടെ കുട്ടിയക്ക് പറഞ്ഞ് കൊടുക്കാൻ പറ്റ ഈ നിലപാടെല്ലാം നമുക്ക് മാറ്റിയെടുക്കണം അതെ അത് വളരെ നല്ലെ ഇതാ നമ്മളിപ്പോ ഒരുപാട് പറഞ്ഞെത്തിന് എനിക്കൊന്ന് സമയം ഒരുപാടായി എനിക്ക് ഭക്ഷണത്തിൻറെ സമയായി തോന്നു അപ്പൊ ശരി വീണ്ടും കാണാം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

Hello! നമസ്കാരം. ലോഹങ്ങളുടെ സവിശേഷതകള്‍, അതിനെ കുറിച്ചാണ് സംസാരിക്കാന്‍ ഉദ്ദേശിക്കുന്നത്. ലോഹങ്ങളുടെ സവിശേഷതകള്‍. ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാം. ഈ സവിശേഷതയാണ് ductility. നേര്‍ത്ത കമ്പികളാക്കി മാറ്റാം എന്നുള്ള സവിശേഷതയാണ് ductility. ഏറ്റവും കൂടിയ ductility കാണിക്കുന്ന ലോഹം platinum മാണ്. platinum ത്തിനാണ് ഏറ്റവും കൂടുതല്‍ ductility ഉള്ളത്. അഥവാ ഏറ്റവും കൂടുതല്‍ വലിച്ചു നീട്ടാന്‍ കഴിയുന്നത്.

ലോഹഭാഗം മുറിച്ചു കഴിഞ്ഞാല്‍ ആ ഭാഗം തിളങ്ങാനുള്ള കാരണാണ് ലോഹദ്യുതി. ലോഹങ്ങളെല്ലാം നല്ല താപചാലകങ്ങളാണ്. നല്ല താപചാലകങ്ങളാണ് ലോഹങ്ങള്‍. ലോഹങ്ങളില്‍ ഏ റ്റവും മികച്ച താപചാലകം വെള്ളിയാണ്. താരതമ്യേന ഉയര്‍ന്ന താപചാലകം കാണിക്കുന്ന ലോഹങ്ങളാണ് aluminiumcopper തുടങ്ങിയവ. വെള്ളിയാണ് ഏറ്റവും കൂടുതല്‍ താപചാലകം, ശേഷം aluminum വും copper ഉം

മികച്ച വൈദ്യുത ചാലകം കാണിക്കുന്നത് copper ഉം aluminum വുമാണ്. കട്ടിയുള്ള വസ്തുകൊണ്ട് ലോഹത്തിൻ്റെ പ്രതലത്തില്‍ തട്ടുമ്പോള്‍ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് sonority. ഉദാഹരണത്തിന് ഒരു ലോഹം നിലത്തിട്ടാല്‍ കേള്‍ക്കുന്ന sound. അതുപോലെ മറ്റു സാധനങ്ങളും തട്ടുമ്പോള്‍ ഉണ്ടാകുന്ന sound ആണ് sonority. ലോഹങ്ങള്‍ പൊതുവേ ഉയര്‍ന്ന താപനിലയില്‍ ഉരുകുന്നവയും

ഖരം ദ്രാവകമായി മാറുന്ന താപനിലയാണ് ദ്രവണാങ്കം. ഖരം ദ്രാവകമായി മാറുന്ന താപനിലയാണ് ദ്രവണാങ്കം. ദ്രാവകം തിളച്ചു വാതകമാകുന്നതാണ് താപ നില തിളനില എന്നറിയപ്പെടുന്നു. തിളച്ച് വാതകമാവുന്ന താപനിലയാണ് തിളനില. ഏറ്റവും ഉയര്‍ന്ന ദ്രവണാങ്കമുള്ളതാണ് tungsten. ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ളതാണ് mercury ഏറ്റവും ഉയര്‍ന്ന സാന്ദ്രതയുള്ള ലോഹമാണ് Osmium. ഏറ്റവും താഴ്ന്ന സാന്ദ്രതയുള്ളതാണ് lithium. ഏറ്റവും ഉയര്‍ന്ന സാന്ദ്രതയുള്ളത്‌ osmium യവും ഏറ്റവും താഴ്ന്ന സാന്ദ്രതയുള്ളത്‌ lithium വും.

ഭൂവല്‍ക്കത്തില്‍ ഏറ്റവും കൂടുതല്‍ കാണപ്പെടുന്ന ലോഹമാണ് Aluminium. ഭൂവല്‍ക്കത്തില്‍ ഏറ്റവും കൂടുതല്‍ aluminum ആണ്. ഇരുമ്പ്, Calcium മുതലായവയാണ് അടുത്ത സ്ഥാനങ്ങളില്‍. aluminium, ഇരുമ്പ്, Calcium ആഹ് ഇവയാണ്. ഭൂവല്‍ക്കത്തില്‍ ഏറ്റവും കൂടുതല്‍ കാണപ്പെടുന്നത്. ലോഹങ്ങള്‍ acid മായി പ്രവര്‍ത്തിക്കുമ്പോള്‍ hydrogen വാതകം ഉല്‍പാദിപ്പിക്കപ്പെടുന്നു. രക്തത്തിലെ hemoglobin നില്‍ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ഇരുമ്പ്. ഇരുമ്പ് രക്തത്തിലെ hemoglobin നില്‍ അടങ്ങിയിട്ടുണ്ട്.

രണ്ടാം group മൂലകങ്ങള്‍ alkaline earth ലോഹങ്ങളാണ്. ഈ periodic table ള് ഒന്നാം groupalkali ലോഹങ്ങളും രണ്ടാം groupalkaline earth ലോഹങ്ങളുമാണ്. electron കള്‍ വിട്ടുകൊടുത്ത് positive ion കള്‍ ആയി മാറുന്നതിനാല്‍, ലോഹങ്ങളെ electropositive മൂലകങ്ങള്‍ എന്നുവിളിക്കുന്നു. electron കള്‍ സ്വീകരിച്ച് negative യി മാറുന്നതിനാല്‍ അലോഹങ്ങളെ elecro negative മൂലകങ്ങള്‍ എന്നുവിളിക്കുന്നു. ലോഹങ്ങള്‍ electronegaelectropositive വെന്നും അലോഹങ്ങള്‍ electropositive വെന്നും അറിയപ്പെടുന്നു. മനുഷ്യന്‍ ആദ്യമായുപയോഗിച്ച ലോഹം ചെമ്പാണ്.

ആദ്യത്തെ ക്രിതൃമലോഹം technetium മാണ്. ആദ്യത്തെ ക്രിതൃമലോഹം technetium മാണ്. ലോഹത്തെ അടിച്ചു പരത്തി നേര്‍ത്ത തകിടാക്കാന്‍ കഴിയുന്ന പ്രത്യേകതയാണ് അടിച്ചു പരത്താന്‍ കഴിയുന്നവയാണ് malleability.

താപചാലകതയും വൈദ്യുത ചാലകതയും ഏറ്റവും കൂടുതല്‍ ഉള്ള ലോഹം വെള്ളി. വെള്ളിയാണ് താപചാലകതയും വൈദ്യുത ചാലകതയും ഏറ്റവും കൂടുതല്‍ ഉള്ളത്. ഇനി ലോഹങ്ങളും അവയുടെ പ്രധാനപ്പെട്ട അയിരുകളും ചര്‍ച്ച ചെയ്യാം. aluminium, aluminum ത്തിൻ്റെ അയിരാണ് bauxite, പ്രധാനപ്പെട്ടത്. Iron, ഇരുമ്പിന്‍ടെതാണ് HaemethiteMagnetite. Copper, Copper pyritesCupriteMalachite. cuprum എന്ന Latin വാ വാക്കില്‍ നിന്നാണ് copper ഉണ്ടായത്. അതുകൊണ്ട് കോപ്രത്തിൻ്റെ അയിരാണ് cuprum cuprite, Copper pyrites, Malachite തുടങ്ങിയവ. Malachite വളരെ പ്രധാനപ്പെട്ട ഒരു അയിരാണ്, copper ൻ്റെ. Zink, zinc ബ്ലെ zinc blend

LeadGalena Lead ൻ്റെ പ്രധാനപ്പെട്ട അയിരാണ് Galena ലിത്താ Tincassiterite. Tin ന്ന് cassiterite. Mercury, cinnabar. mercury യുടെ പ്രധാന അയിരാണ് cinnabar. Titanium ത്തിന് ilmenite rutile എന്നിവ. manganese ആണ് pyrolusite. ഈ രാസനാമങ്ങള്‍. തുരിശ്, തുരിശിൻ്റെ രാസനാമം copper sulphate. copper sulphate എന്നറിയപ്പെടുന്നത് തുരിശ്. അഥവാ blue vitriol എന്നറിയപ്പെടുന്നതും തുരിശാണ്. green vitriolferrous sulphate തുരുമ്പാണ് ഹൈ straight iron oxide ക്ലാവ് ക്ലാവ്, ബ് basic copper carbonate ആണ് ക്ലാവ്. തുരിശ്, copper sulphate അഹ് blue vitriol എന്നറിയപ്പെടുന്നതും തുരിശാണ്. ferrous sulphate ആണ് green vitriol എന്നറിയപ്പെടുന്നത്. ഇനി ലോഹത്തിൻ്റെ പ് മറ്റു സവിശേഷതകള്‍. metallurgy, അയിരില്‍ നിന്ന് ശുദ്ധ ലോഹം വേര്‍തിരിക്കുന്ന വേര്‍തിരിക്കുന്നത് വരെയുള്ള മുഴുവന്‍ പ്രക്രിയകളും ചേര്‍ന്നതാണ് ലോഹ നിഷ്കര്‍ഷണം അഥവാ metallurgy. ലോഹങ്ങളെ കുറിച്ചുള്ള പഠനമാണ് metallurgy. അയിരുകളുടെ സാന്ദ്രണം. ഭൂവല്‍ക്കത്തില്‍ നിന്ന് ലഭിക്കുന്ന അയിരില്‍ അടങ്ങിയ അപ അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രവര്‍ത്തനമാണ് അയിരിൻ്റെ സാന്ദ്രണം. ജലപ്രവാഹത്താല്‍ കഴുകിയെടുക്കാന്‍ പ്ലവന പ്രക്രിയ കാന്തിക വിപചനം leaching തുടങ്ങിയവ ഇതിനായി പ്രയോചനപെടുത്തുന്നു. ജലപ്രവാഹത്തില്‍ കഴുകിയെടുക്കുന്നതു വഴിയാണ് സ്വര്‍ണ്ണ അയിരുകള്‍ സാന്ദ്രണം ചെയ്യുന്നത്. Sulphide അയിരുകളെ സാന്ദ്രണം ചെയ്യാനുപയോഗിക്കുന്ന മാര്‍ഗ്ഗമാണ് പ്ലവന പ്രക്രിയ. Zinc Blend ൻ്റെ സാന്ദ്രീകരിക്കാന്‍ പ്ലവന പ്രക്രിയ പ്രയോചനപ്പെടുത്തുന്നു. Magnetite എന്ന ഇരുമ്പിനെ ഇരുമ്പായതിനെ സാന്ദ്രണം ചെയ്യാനുപയോഗിക്കുന്ന മാര്‍ഗ്ഗമാണ് കാന്തിക വിഭജനം. Tin ൻ്റെ അയിരായ tungsten ആണ് കാന്തിക വിഭജനം ഉപയോഗിച്ച് നീക്കം കാന്തികം ജലപ്രവാഹത്തില്‍ കഴുകിയെടുക്കുന്നത് വഴിയാണ് സ്വര്‍ണ്ണ അയിരുകള്‍ സാന്ദ്രണം ചെയ്യുന്നത്. Sulphide അയിരുകളുടെ സാന്ദ്രണം ചെയ്യാന്‍ ഉപയോഗിക്കുന്ന മാര്‍ഗ്ഗമാണ് പ്ലവനപ്രക്രിയ. Zinc blend ൻ്റെ സാന്ദ്രീകരിക്കാന്‍ പ്ലവനപ്രക്രിയ പ്രയോചനപ്പെടുത്തുന്നു. Magnetite എന്ന ഇരുമ്പിനെ സാന്ദ്രണം ചെയ്യാന്‍ ഉപയോഗിക്കുന്ന മാര്‍ഗ്ഗമാണ് കാന്തിക വിപചനം. Tin ൻ്റെ അയിരായ tin stone ല്‍ നിന്ന് കാന്തിക വിപചനം ഉപയോഗിച്ച് നീക്കം ചെയ്യുന്ന അപദ്രവ്യമാണ് iron tungstate. Aluminium അയിരിനെ സാന്ദ്രണം ചെയ്യാനുപയോഗിക്കുന്ന ഭാഗമാണ് Leach. സാന്ദ്രീകരിച്ച അയിരില്‍ നിന്നും ലോഹത്തെ വേര്‍തിരിക്കല്‍. ഇതിന് രണ്ട് ഘട്ടങ്ങളുണ്ട്. സാന്ദ്രീകരിച്ച അയിരിനെ oxide ആക്കലും. oxide ആക്കിയ അയിരിൻ്റെ നിരൊക്സീകരണവും.

ക്രിയാശീലം കൂടിയ sodiumpotassiumcalcium പോലുള്ള ലോഹങ്ങളെ അവയുടെ അയിരുകള്‍ നിന്ന് വേര്‍തിരിക്കാന്‍ നിരോക്സീ വൈദ്യുതി ഉപയോഗിക്കുന്നു. ലോഹം ശുദ്ധീകരണ മാര്‍ഗ്ഗങ്ങള്‍

ലോഹങ്ങളെ ശുദ്ധീകരിക്കാന്‍ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ഉരുക്കി വേര്‍തിരിക്കല്‍. താരതമ്യേന കുറഞ്ഞ തിളനില ഉള്ള ലോഹങ്ങളെ ശുദ്ധീകരിക്കാനുപയോഗിക്കുന്ന മാര്‍ഗ്ഗമാണ് സ്വേദനം. സ്വേദനം. zinccadmiummercury എന്നിവ ശുദ്ധീകരിക്കുന്നതിന് ഈ മാര്‍ഗ്ഗം ഉപയോഗിക്കുന്നു. copper നെ ശുദ്ധീകരിക്കാന്‍ ഉപയോഗിക്കുന്ന മാര്‍ഗ്ഗമാണ് വൈദ്യുത വിശ്ലേഷണം. copper ൻ്റെ വൈദ്യുത വിശ്ലേഷണത്തിനുപയോഗിക്കുന്ന electrolitesulphuric acid ചേര്‍ത്ത copper sulphate ലായനിയാണ്. ലോഹത്തിൻ്റെ ശുദ്ധീകരണ മാര്‍ഗ്ഗങ്ങള്‍ അയിരുകളുടെ സാന്ദ്രീകരണം സാന്ദ്രീകരണത്തില്‍ അയിരില്‍ ലോഹത്തെ വേര്‍ത്തിരിക്കല്‍ തുടങ്ങിയവയാണ് ചര്‍ച്ച ചെയ്തത്. നന്ദി. ഇതോടെ ഇവിടെ അവസാനിക്കു നി നിര്‍ത്തുന്നു.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

വിശ്വാസവും ധൈര്യവും തന്നെ ആയിരുന്നു ഓരോ program ഉം ഏറ്റെടുക്കുന്നുള്ള കരണമുണ്ടായത്